ഫുഡ് ഒന്നും കഴിച്ചില്ല. ഭക്ഷണം ആയിക്കൊണ്ടുണ്ട്. നിന്റെ വീട്ടിൽ എല്ലാം ആയോ? ഫുഡ് ആയിക്കൊണ്ടിരിക്കുന്ന്, ആയില്ല. കാരണം ന്നു വച്ചാല് 8 മണി ആയാലേ ആക്കാൻ തുടങ്ങൂ...എല്ലാർക്കും ചൂടോടെയുള്ള ഫുഡ് വേണം.

പിന്നെ ഞാൻ വിളിച്ചത് നമ്മള് തായില്യത്ത് കണ്ടം വാങ്ങുന്നുണ്ടായ്ന്ന്.

അപ്പോ കണ്ടത്തില് കൃഷി ചെയ്യാൻ വേണ്ടീട്ട് നല്ല വിത്ത്കള് കിട്ടുമോ നു നോക്കാൻ വേണ്ടി വിളിച്ചതാ.. വിത്തുകള്..ആ..ഉണ്ട്, ഇവിടെ ഉമ്മുമ്മ കുറച്ച്....നെന്താ അതിന് പറയ്ക... ഉമ്മുമ്മ കൃഷി ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാ ഞാൻ വിളിച്ചിന്.ഉമ്മുമ്മാനെ ഞാൻ ഇയ്നെടയ്ക്ക് കണ്ടിനായ്ന്നു. അപ്പൊ ഞൻ ചോയിച്ചിനി കുറച്ച് വിത്തുണ്ടോ ? അപ്പൊ പറഞ്ഞ് ഞാന് വീട്ടിൽ ഉണ്ടവുകേ ഇല്ല, ഞാന് കൃഷി നടാൻ പോക്കുണ്ട്.മോള് ഉണ്ടാകും വീട്ടില്..ഞാൻ പറയാം എടുത്തുകൊടുക്കാൻ എന്നാ പറഞ്ഞേ... അതെയോ..ആ അപ്പൊ...കൃഷി...ആ കുറച്ച് വിത്തുകളിവിടെ ഉണ്ടെന്ന് തോന്നണു. കാരണം ഉമ്മുമ്മാ വയലില് പോകുമ്പോ...ഉമ്മുമ്മാക്ക് സ്വന്തമായിട്ട് വയലൊക്കെ ഉണ്ട്.

ആ...ആട കുറച്ചു കൃഷി നട്ടിന്...പക്ഷേ വെള്ളം കേറീട്ട് അധികോം നശിച്ചുപോകുവാ ചെയ്തത്. മ്...ഞാൻ ഈയിടത്ത് ആയില വാങ്ങിന്. നമ്മടെ ആ നാരായണേട്ടന്റെ...പണ്ടത്തെ ഇതില്ലേ, കണ്ടം.

അതാ വാങ്ങിന്...അപ്പൊ ആടെ ഒക്കെ നടാൻ വേണ്ടീട്ട്...കുറച്ച്... ഇപ്പം നെല്ല് മൂരിയ സമയമല്ലേ..അപ്പൊ നമുക്ക് പച്ചക്കറികളെല്ലാം നടാല്ലോ..

അപ്പൊ അയ്ന് വേണ്ടീട്ട് കുറച്ച് വെണ്ടക്കേന്‍റെയും വഴുതനങ്ങ, തക്കാളി, ചീര...എല്ലായ്ന്റേം വിത്തുണ്ട്, കുറച്ചുകുറച്ച് തരാം നു പറഞ്ഞതിന്... ങാ..കുറച്ചുണ്ടെന്ന് തോന്നുന്നു..ഞാ..ഉമ്മുമ്മ എടുത്തുവച്ചിട്ടുണ്ടാകും.ഞാൻ നോക്കീട്ട് പറയാം നിന്നോട്. മ്....പിന്നെ ഇവിടെ കുറേ വാഴ...അങ്ങനത്തെയെല്ലാം നട്ടിന് മ്.. പിന്ന..കുല...കുലകളുണ്ട?

ആ..കൊയ്പ്പ..ഇപ്പൊ നല്ല കുലയുണ്ട്..ആദ്യം ഈ പന്നി..അങ്ങനത്തെയെല്ലാം വന്ന് കുത്തിത്താഴ്ത്തിട്ട് ഫുൾ പോയിന്..

ഇപ്പൊ നല്ല നിലയ്ക്ക് ആവുന്നുണ്ട്, ഈ വേലിയെല്ലാം കെട്ടിയൊണ്ട്. പന്നീന്റെ ശല്യം എല്ലാം ഉണ്ടാവിടെ? ങാ...പന്നി...പിന്നെ പെരുച്ചാഴിയാ...അങ്ങനത്തെയെല്ലാം വന്നിറ്റ്...

ആ..ഇപ്പൊ കണ്ടം വാങ്ങീട്ടുണ്ട്..അപ്പൊ അടുത്തുള്ളവരെല്ലാം നടുന്നുണ്ട്..അപ്പൊ അവര് പറഞ്ഞ് ഇങ്ങനെയൊരു കണ്ടം അവിടെയുണ്ട്, നിങ്ങള് ഒന്ന് എടുക്കുന്നുണ്ടെങ്കില്‍ എടുത്തോന്ന് ചോയ്ച്ച് പറഞ്ഞിനെനു.അങ്ങനെ വാങ്ങിയതാ.. അപ്പൊയ്ന് ഉമ്മൂമ്മാനെ ഞാൻ മിനഞ്ഞാന്ന് കണ്ടു, അപ്പൊ പറഞ്ഞ്...ആ..കുറച്ച് ഉണ്ടായ്നു, വന്ന് വാങ്ങിക്കോ നു പറഞ്ഞിന്.അപ്പൊ അനക്ക് സമയമുണ്ടായിട്ട്ല്ല.അപ്പൊ ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട്.. അപ്പൊ നിങ്ങക്ക് പറ്റുവാനുണ്ടെങ്കില് എനക്ക് കുറച്ച്....

ആ...ഞാന് നാളെ നോക്കീറ്റ്‌ രാവിലെ വരാം. ആ, ഓക്കേ . വീട്ടില് കൃഷി ചെയ്യണുണ്ടാ... ങാ, വീട്ടില് കൃഷി ഉണ്ട്. അപ്പൊ ഇപ്പൊ ഇവിടെ ആട് അങ്ങനത്തെയെല്ലാം വളർത്തുന്നൊണ്ട് കുറച്ചു സ്ഥലം അങ്ങന കൂടെല്ലാം ആക്കി പോയിന്. അപ്പൊ അതുകൊണ്ടാണിപ്പോ കണ്ടം വാങ്ങിയത് തന്നെ.

മുൻഭാഗത്ത് കുറച്ചു കൃഷികള് നട്ടിന്..വെണ്ടയ്ക്ക, വഴുതനങ്ങ.............തക്കാളി..അപ്പൊ അയ്ൻറെല്ലാം വിത്തിപ്പോ ഇല്ല. എല്ലാം എന്താ അയ്ന് പറയ്കിപ്പോ.. കുറേ ആയില്ലേ..അപ്പൊ അതിൽ നിന്ന് വലുതായാലല്ലേ വിത്ത് നമ്മക്ക് എടുത്തുവയ്ക്കാൻ കഴിയൂ..

പിന്ന...വേറെവിടുന്നും വിത്ത് കിട്ടുന്നില്ല?

ഞാൻ നട്ടിട്ടില്ല, അപ്പുറത്തെ വീട്ടിലെ അവര് പറഞ്ഞ്...അവര് എത്രയോ പൈസ കൊടുത്തിട്ട് വാങ്ങിയതാന്ന്..ഒന്നും നട്ടിട്ട് കാര്യമുണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്ന കേട്ടിന്. അങ്ങനെയാന്ന് ഞാൻ ഉമ്മൂമ്മ പറയുന്ന കേട്ടിന്.ഉമ്മൂമ്മ ഇയിന്റ്റെ മിഞ്ഞാന്ന് വളമെടുത്തു പോകുന്ന കണ്ടിന് നിങ്ങളെ.. അപ്പൊ പറഞ്ഞ് ഞാൻ കുറച്ചുകൃഷിയെല്ലാം നട്ടിട്ടുണ്ട് തായില്..

അപ്പൊ വീട്ടിലങ്ങോട്ട് വാ, ഇതെല്ലാം ഉണ്ട്..ഇത്..വിത്തുകളെല്ലാം ഉണ്ട്..വേണെങ്കില് കുറച്ചു വാങ്ങിക്കോ നു പറഞ്ഞ്ന്.

ങാ..അതേ. കൃഷിയുണ്ടായാല് നേരമ്പോക്കല്ലേ..ഇതേപോലെ നല്ലഎന്തെങ്കിലും ഇതും കിട്ടും...പച്ചക്കറികളും കിട്ടും..നമുക്ക് വറവായാലും കറിയാക്കാനും നമുക്ക് തന്നെ കിട്ടീലെ..പീടികേ പോയി വാങ്ങണ്ടല്ല.

ങാ...കക്കിരിക്കാ, വാള്...അങ്ങനത്തെയെല്ലാം കിട്ടീയ്ന്..ഇപ്പൊ ഈ പന്നീന്റെയെല്ലാം ശല്യം കാരണം ആയോണ്ടാന്ന്..വേലിയെല്ലാം കെട്ടീട്ടും..